ദൈവത്തിനു സ്തുതി ഈ football മറഡോണയ്ക് ഈ കണ്ണുനീരിന് ഈ ഫ്രോകറിന് അർജന്റീനയ്ക് രണ്ട് ഇംഗ്ലണ്ടിന് പൂജ്യം രണ്ട് കൊല്ലം പിന്നിലായി പ്പോയെങ്കിലെന്താ അവസാന ശ്രമം എന്ന നിലയിൽ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 gallery ൽ Mexican തിരമാലകൾ ഉയർന്നു പൊങ്ങി tournament ഇൽ നിന്ന് മെക്സിക്ക പൊറത്തായ ശേഷം Mexican ആരാധകരുടെ പിന്തുണ അർജന്റീനക്കായായിരുന്നു semi belgium ആയിരുന്നു അർജന്റീനയുടെ പ്രതിയോഗികൾ, മറഡോണയുടെ രണ്ട് goal ഉകൾക്ക് അവരെ കീഴ്പെടുത്തി അർജന്റീനയും ഫ്രാൻസും മല്ലാത്ത രണ്ടു goal കീഴടക്കി ജർമനിയും final ഇലെത്തി goal keeper ഷോ മാർകോ നിറഞ്ഞു നിന്നാൽ അകത്തെ ഏതു Team ഉം വിറക്കും എന്നാൽ ഒന്നോ പകുതിയിൽ പ്രഷോഗോ വാൽഡേണോ മറഡോണ തുടങ്ങിയവർ നേരിട്ടിരുന്ന ആക്രമങ്ങൾക്കു മുന്നിൽ ജർമൻ തീരെ തളർന്നു പോയി മറഡോണ കളം തൊറന്നു കളിക്കുകയായിരുന്നു മറഡോണയെ foul ചെയ് ത ചെയ്തതിന് ലഭിച്ച ഉഷത free kick ലൂയിസ് header ലൂടെ വലക്കകതേക് അർജന്റീന lead നേടി ജർമ്മനി തുടരെ ആക്രമ ഇയിരുന്നു ഈ ഘട്ടത്തിൽ പന്തുമായി നുഴഞ്ഞു കേറിയ വാൽഡേണോ അർജന്റീന രണ്ടാമതും goal ഉം നേടി അമ്പത്താറാം minute ൽ ആയിരുന്നു ഇത് രണ്ടു goal lead നേടിയ അർജന്റീന ജയം ഉറപ്പാക്കിയ തോന്നിചു എന്നാൽ ജർമൻകാർ തിരിച്ചടിച്ചു എഴുപത്തിമൂന്നാ minute ഇൽ ജർമൻ captain റൂമിനിയാണ് ഗെയിലും എണ്പത്തിയൊന്നാം minute റോളറും തിരിച്ചടിച്ചു രണ്ടേ രണ്ട് സമ നില തുടരെ രണ്ട് goal നേടിയതിന്റെ ആവേശത്തിൽ വിജയ goal ഇന് ജർമൻകാർ കിടന്ന് ശ്രമിക്കുകയായിരുന്നു അതിനിടയിൽ മറഡോണയ്ക് നൽകിയ ജർമൻ defender മാർക്കിടയിലൂടെ പ്യൂഷോകാവസ്ഥ പാഴാകീല goal Mexican തിരമാലകൾ സാക്ഷിയായി ഒരിക്കൽ കൂടി അർജന്റീന ലോക cup ഉയർത്തി അഞ്ജു goal നേടിയ മറഡോണ football ചക്രവർത്തിയായി വാഴ്ത്തപ്പെട്ടു ആയിരത്തിത്തൊള്ളായിരത്തി എഴുപതിലെ പെല പെലെ ചെയ്തത് പോലെ ഈ ലോക cup ൽ മറഡോണ മിക്കവാറും ഒറ്റക് തന്നെ team ഇനെ ചുമലിലേറ്റുകയായിരുന്നു ആയിരത്തിതൊള്ളായിരത്തി എമ്പതി ആർ june ണ്ടിന്‌ അങ്ങനെ അർജന്റീന ലോകചേതാക്കളായി മറഡോണ ദൈവവുമായി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

ക്യാബിൻ ഉള്ള നിവാസികൾ വിക്ഷേപിക്കുന്നത് ചേരിയില് ജനിച്ച് തെരുവ് സമർത്യവും കൗശലവും നിറഞ്ഞ കാ മ്പതിലയിലുടെ ദാരിദ്രത്തെ വെട്ടിച് ഉയരങ്ങൾ കീഴടക്കുന്ന സ്വത്തും അർജന്റീനയുടെ ഉൾപ്പെടുക പ്രദിപ എന്ന നിലയിൽ അംഗീകാരത്തിലുള്ള പരോക്ഷ യോഗ്യത കണക്കാക്കപ്പെട്ടിരുന്നു മറഡോണയെ യുദാകൽ ഈ പരിഗണന പ്രകാരം ഉള്ള സങ്കല്പത്തെ ത്രിപ്തിപെടുത്തുന്നതിനാണ് ശിക്ഷണത്തിൽ വളർന്ന മെസ്സിയവട്ടെ ഈ നിർവജങ്ങൾക്കു പൊറത്തുള്ള ആളുമാണ് നഗരപ്രാന്തത്തിലെ ചെരീലെ ചലനവും സദാരാനാമായ സിദ്ദികളും കലാ ഓണമാകമായ സ്വഭാവ സവിഷേഷതയും എല്ലാത്തിലുമുപരിയായി ഉത്തരവാദിത്വം വലിയ ഗെവേഷകനായ കാർലോസ് സന്ജയോസ് അർജന്റീന FOOTBALL ഏറ്റവം വെല്യ ഉത്തേജ മർഡോണാ നിറഞ്ഞു നിൽകുമ്പോൾ ആണ് ഈ ചരിത്രത്തിൽ തന്നെ ലയണൽ മെസ്സി എന്ന വ്യത്യസ്ത മായ വ്ത്യക്തി വ്യതിയാനം സംഭവിക്കുന്നത് ആത്മവിശ്വാസ നെജുവർക്കിൽ ദുർഭലമല്ലെന്നു തോന്നിക്കുന്ന ശരീര പ്രകൃതി ആണ് മെസ്സി എന്ന മെർഡോണാ എന്ന പൗര സങ്കല്പത്തിന്റെ എതിർ വശത്തു വെക്കുന്നത് യഥാർത്ഥത്തിൽ മെസ്സി എന്ന കളിക്കാരൻ കായികമായി ഒട്ടും ദുർഭലനല്ലെന്ന് അയാളുടെ അടുത്തയിലെന്നെ വേണം തന്നെ ശാരീരികമായി പ്രദർശനം വെക്കുന്നില്ളെന്ന വെയ്കുനെല്ലാനിടത് മെസ്സി നിശബ്തനായി ഇൻഫാ ആത്മകായി പുരുഷ് പോഷത്തിൽ തന്നെ വെല്ലു വിളിക്കുന്നു ഒരു പഷേ മെസ്സി എന്ന കാല ശരീരത്തിന്റെ രാജ്യാന്തര ത്രിവേണി ആവിശ്യ പെടുന്ന പ്രതിച്ഛായ തന്നെയാവാം ഇത് എല്ലാവർക്കും നന്ദി നമസ്‍കാരം ഞാൻ ന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലർ തെറ്റായ വിവരങ്ങളാണ് കൊടുത്തത്, ജ്യോൽസ്യമനുസരിച്ച് മരിച്ചുപോയവരുടെ കാര്യങ്ങൾ പ്രവച്ചിക്കാന്‍ പറ്റുകേല. ഞാൻ മരിച്ചുപോയവരുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അത് പരസ്യമായിട്ട് സമ്മതിക്കണം ന്നാണ് അതിനകത്തടങ്ങിയിരിക്കുന്ന trick എന്താന്നറിയോ? എന്‍ന്റെ ചോദ്യം എന്താണ്? ഇവര് ജീവിച്ചിരിക്കുന്നുണ്ടോ? മരിച്ചിരിക്കുന്നുണ്ടോ? പറയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോ മരിച്ച അതെ നിങ്ങൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവരെല്ലാം ജീവിച്ചിരിക്കുന്നവര് ആണെന്ന് ഞാൻ പറഞ്ഞാലോ? അപ്പോ പുള്ളിക്ക് പറയാം അല്ലേ ഇവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നുണയായിത്തീരും. അപ്പോ ഈ പരിപാടിയത്തിൽ ഇത് അഹ് recording നടക്കുന്നില്ല മുന്നോട്ട് പോകുന്നു. അപ്പോ അന്ന് ഈ recording നടക്കാതിരിക്കാൻ വേണ്ടി government തന്നെ ഇടപെട്ടുന്നൊക്കെ പറയുന്ന അന്ന് ന~നരസിംഹറാവുവിന്റെ അടുത്ത് ഈ ലെസ്സൺ ദാസ് മദാനു വലിയ influence ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെയാണ് മാറ്റിവെച്ചത് എന്നൊക്കെ ഞാൻ കേട്ടു. ഏതായാലും ഞാനൊരു press conference നടത്തിയിട്ട് ഇതെല്ലാം തുറന്നു കാണിച്ചു. ഇതെല്ലാം genuine ആയിട്ടുള്ള ആൾക്കാരാണ്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് expose ചെയ്‌തു. ഞാന്‍ വീണ്ടും challenge ചെയ്‌തു ഇനിയും വേണമെങ്കിൽ ഞാൻ പത്തു പേരുടെ പേരുകൊടുക്കാം ഈ challenge ഇപ്പോഴും open ആണ്. ഇത് prove വെയ്താൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ജ്യോത്സ്യ വിശ്വാസിയാകാം. അല്ലെങ്കിൽ അങ്ങേര് നടത്തുന്ന ജ്യോത്സ്യ മാസിക ബാബാജിന്ന് പറഞ്ഞൊരു ജ്യോത്സ്യ മാസിക ഉണ്ട് അത് നിർത്തണം. ന്നാണു ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനിടയ്ക്ക് എന്തേലുമൊരു പുതിയ വിവരം കിട്ടി. ഇദ്ദേഹം predict ചെയ്‌തു. രാജീവ് ഗാന്ധിടെ മരണം predict ഐയ്‌തു എന്നു പറയുന്നൊരു സംഗതി.

ജ്യോതി ബസുവാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നെന്നാണ് ഇങ്ങേരുടെ prediction, ഇപ്പോ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആവുകയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മരണം ഉദ്ദേശിച്ചാണ് പറഞ്ഞേന്നുള്ള പിൻകാല വ്യാഖ്യാനമാണ്. എനിക്ക് ആ അപ്പോ അത് മാത്രമല്ല ഈ പത്ത് ജ്യോൽസ്യന്മാരും പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു. അവരാരും പറഞ്ഞതുപോലെ അല്ല വന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം നരസിംഹ റാവു അധികാരത്തിൽ വരുമെന്ന് ഒരാൾക്കും predict ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ആൾക്കാർക്കും. ഈ രാഷ്ട്രീയ നിരീക്ഷകരായ journalist കൾ പറയുന്നത് പോലെ, പോലെ പോലും അവർക്ക് predict ചെയ്യാൻ നിവിർത്തി ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ വിവരം എന്റെ കൈയിൽ വന്നു, final test നടക്കുവാണ്. ഈ test നടക്കുന്ന സമയത്ത് നമ്മള് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ influence ആഹ് ഒന്ന് ഒന്ന് കൈകാര്യം ചെയ്യാന്‍ തന്നെ നമ്മള് തീരുമാനിച്ചത്. അപ്പോ ഞാൻ അന്ന് ചെയ്തത്. ഇന്നത്തെ CPM ന്റെ politburo അംഗമായ MA ബേബി, ബേബിക്കൊക്കെ നല്ല ഓർമയുള്ള സംഗതിയാകും ഇത് ബേബി എന്റെ അടുത്തൊരു സുഹൃത്താണ്. ഞാൻ ബേബിയെ വിളിച്ചിത് കാര്യം പറയണം. ബേബി പറഞ്ഞൊരു കാര്യം എന്റെ ജനന സമയം അവര്‍ക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോ ബേബിയുടെ ജനന സമയം കൊടുത്തൂന്നും അതുപോലെത്തന്നെ അന്ന് DAVP യില് DAVP ന്നു പറഞ്ഞാ ഡയറക്~ട്രേറ്റ് ഓഫ് ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി ഡിപാർട്ട്മെൻറ് government of india യുടെ സാധനാണ്. അന്നത്തെ അതിന്റെ ഒരു director യിരുന്ന NKC മുത്തുക്കോയ എന്ന് പറഞ്ഞൊരു പ്രശസ്‌തനായ painter ഉണ്ട്. അദ്ദേഹം ലക്ഷദ്വീപിലാണ്‌ ജനിച്ചത്. അപ്പം ഒരു അഹ് വ്യത്യസ്തമായ സംഗതി അണല്ലോ ഇപ്പം ന് മുത്തുക്കോയുടേത്, കവി സച്ചിദാനന്ദന്റെ ജനന തി~തിയ്യതി ഇങ്ങനെ കുറെ സാധങ്ങൾ കൊടുക്കുന്നു. അപ്പോ ഇത് കൊടുത്തുകഴിഞ്ഞിട്ട് final touch ~ന് ഒരു തിയ്യതി നിശ്ചയിക്കുന്നു. അപ്പോ അത് നിശ്ചയിച്ചുകഴിഞ്ഞ് എല്ലാരും എത്തുന്നു. അപ്പോ ഞാൻ ബേബിയെ അറിയിച്ചു. ഒന്ന് വരാവോന്ന് ചോദിച്ചു, മുത്തുക്കോയോടും പറഞ്ഞു വരാവോ എന്ന് ചോദിച്ചു, ഇവര് രണ്ടുപേരും വന്ന്. ഈ record ചെയ്യുന്ന സമയത്ത്‌ ഇവര് രണ്ടുപേരും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഇരിക്കുവാണ്‌. കാരണം അതിൽ ഒരു, ഒരു, ഒരു game ഇതിനത്ത് നമ്മള് plan ചെയ്‌തിട്ടുണ്ടായിരുന്നു. അതിനാണ് ചെയ്‌തത്‌. അപ്പോ ഞാൻ കണ്ടുപിടിച്ചൊരു പ്രധാന സംഗതി ഇയാൾക്ക് ഈ സംഗതികൾ ഈ date of birth എത്തിക്കുന്ന സമയത്ത്, നമ്മള് office ലെ ഒരു office boy ആണ് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മള് അയച്ചത് അവിടുത്തെ യുക്തിവാദി സംഘത്തിന്റെ വളരെ ഉത്തരവാദിത്യത്തിലുള്ള പ്രവര്‍ത്തകനെ തന്നെ ആണ് അയച്ചത്. ഇയാളെ ഇങ്ങേര് bribe ചെയ്യാൻ ശ്രമിക്കുവാണ്. അപ്പോ ഇതില് ആരുടെ ആണ് ഈ വിവരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ തരാം എന്നുപറഞ്ഞു. അപ്പോ ഇത് കൊറച്ച് തുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു അല്ല കൂടുതല്‍ തുകക്ക് offer ചെയ്യാണ്. കാരണം ഇതൊരു വലിയ അയാൾടെ ഒരു വലിയ വിജയമല്ലേ ഇത് കൃത്യമായി പറയാന്‍ പറ്റി കഴിഞ്ഞാല്‍. അപ്പോ അയാള് പറഞ്ഞു ഒരെണ്ണത്തിന്റെ കാര്യം എനിക്കറിയാം. അത് ഈ ഒരു സാനം ഒരു കവറെടുത്ത് കൊടുത്തോണ്ട് ഇത് ഒരു ഒരു business കാരന്റെതാണ്. അപ്പോ എന്തെങ്കിലും ഒരു ലക്ഷണം കൂടി പറയാവോന്ന് ചോദിച്ചു. പുള്ളിക്ക് ഒരു കാലില്‍ മൊടന്തുണ്ട് എന്നുപറഞ്ഞു. ഇത് നമ്മള് മനപ്പൂര്‍വ്വം പുള്ളിയെ target ചെയ്തതാ. എന്തിനാണ്? ഇത് ഇങ്ങനെ ചോദിച്ചാണ് ജോത്സ്യന്മാര് പലപ്പോഴും പറയുന്നത്ന്ന് നമുക്കറിയാന്നുള്ളതുകൊണ്ട്, നമ്മള് തെറ്റായി information കൊടുത്തേനേ കൃ~ ത്യമായിട്ട് അത് തന്നെ അവരു പറഞ്ഞോളണം എന്ന് നമുക്കറിയാന്നുള്ളതുകൊണ്ട് അവര് പറഞ്ഞു കൊടുത്തത്. അത് തന്നെ പറഞ്ഞുകൊടുത്തു. അപ്പോ final test നടക്കാണ്. ഈ ആദ്യം തന്നെ പുള്ളി ബേബിടെ ആണ് എടുക്കുന്നത്. ബേബി audience ന്റെ കൂടെ ഇരിപ്പുണ്ട്. ഞങ്ങള്‍ക്കീ രഹസ്യം അറിയാം. അപ്പം ആഹ് ഇല്ല, ഇല്ല ആദ്യം ഇയാള് ഇത് തൊറക്കുന്നു. തൊറക്കുന്നേന് മുൻപായിട്ട് അത് അടച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഞാന്‍ ഈ ആള്‍ടെ കാര്യം ആദ്യം predict ചെയ്യാന്‍ പോവാണ്. ഈ ആള്, പ്രശസ്തനായ ഒരു business കാരനാണ്. അദ്ദേഹം

എന്നുപറഞ്ഞു. അപ്പോ ഞാന്‍ വളരെ നാടകീയമായിട്ട് കയ്യെല്ലാം കൊട്ടുന്നു. അതുകഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളത്ര കൃത്യമായിട്ട്‌ പറഞ്ഞതുകൊണ്ട് ആയ് ആ നിങ്ങളാരെ പറ്റിയാണോ പറഞ്ഞത് ആളീ audience ന്റെ കൂടെയുണ്ട്, അദ്ദേഹം ഒന്നെനീറ്റിട്ട് ദേ രണ്ടു കാര്യങ്ങളൊന്നു പറഞ്ഞാല്‍ കൊള്ളാം.

ആ കാലഘട്ടത്തില്‍ ഞാന്‍ അടിയന്താവസ്ഥ കാലത്ത് ഞാന്‍ ഒരു വിദ്യാര്‍ത്ഥി നേതാവായിരുന്നു, ജയിലില്‍ ആയിരുന്നു എന്ന്. പിന്നെ മറുപടി പറയുന്ന അപ്പം ഈ സമയത്ത് business ല്‍ പണം ഉണ്ടാക്കി എന്നുള്ളത് നമ്മള് തന്നെ ഇയാളെ ചെയ്തതാണ്. ഈ മണ്ടച്ചാര് ജോത്സ്യന്മാര് പ്രവചിക്കുന്ന രീതികൊണ്ട് തന്നെ

നടന്നു വരുമ്പോ ഞാന്‍ ഓര്‍ത്തു മനപ്പൂര്‍വ്വം ഒരല്‍പ്പം മൊടന്തി കാണിക്കുന്നതാണോന്ന് എനിക്ക് തോന്നി ഈ അങ്ങനാക്കിയാതാണോ എനിക്കറിയില്ല ആഹ് അല്‍പ്പം മൊടന്തുന്ന പോലെ ബേബി മുന്നോട്ട് വരുന്നു. ഇപ്പോ ഇയാള് വലിയ വന്‍ വിജയഘോഷമാണ് . അപ്പോ ബേബി മുണ്ടങ്ങ് മടക്കി കുത്തി എന്നിട്ട് cool ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുമൂന്നു തവണ നടന്നു കാണിച്ചു. അപ്പോത്തന്നെ ആഹ് അമ്പരപ്പിക്കുന്നൊരു സംഗതിയല്ലേ. ഇയാള് പറഞ്ഞതു തകിടം മറിഞ്ഞു പോയില്ലേ? പ്രവചനംന്ന് പറഞ്ഞാല്‍ എങ്ങിനെയാണ് നടക്കുന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട്

നിങ്ങള്‍ പരമ്പരഗതമായിട്ട് ഒരുപാട് ഭൂമി കിട്ടിയിട്ടുണ്ട് എന്നു പറഞ്ഞു. ആ ആദ്യം വേറൊരു രസണ്ട് കേട്ടോ. MA ബേബിടെ കാര്യം പറയുമ്പോ, ഇദ്ദേഹം പറയാണ് MA ബേബി എഴുപത്തഞ്ച് എഴുപത്തേഴ് കാലഘട്ടത്തില്‍ ജയിലിലായിരുന്നു, പക്ഷെ നോക്കു നിങ്ങള്‍ക്ക് വലിയ sucess ഉണ്ടായില്ലേ? ജോലിചെയ്യാതെ തന്നെ സര്‍ക്കാരില്‍ നിന്ന് ഭക്ഷണം കിട്ടിയില്ലേ. അപ്പോ എന്റെ പ്രവചനം ശരിയല്ലേ? ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം പോകുന്നത്. ഹത് കഴിഞ്ഞിട്ട് പിന്നീട് മുത്തുക്കോയെടെ കാര്യം പറയുന്നു. മുത്തുക്കോയോട് പറയുന്നു നിങ്ങള്‍ക്ക് ടു കൊറേ ചെയ്ത് കൊറേ property കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാന്‍ ലക്ഷദ്വീപിലാണ് ജനിച്ചത് എന്റെ അച്ഛനൊരു കൊച്ചു ഭൂമിയുണ്ട്, ഭൂമിയുണ്ടായിരുന്നു. അതിനകത്ത് പത്തു തെങ്ങാണുണ്ടായിരുന്നത്. ആ പത്തു തെങ്ങുള്ള സംഗതി ഞങ്ങള് അഞ്ച് മക്കള്‍ക്കദ്ദേഹം വീതിച്ചു. എനിക്ക് കിട്ടിയതൊരു കൊച്ചു ഭൂമി, അതില്‍ രണ്ട് തെങ്ങോണ്ട്. അതാണെനിക്ക് കിട്ടിയ ഭൂസ്വത്ത് എന്നുപറയുന്നത്. അപ്പോ ചോദിച്ചു ദാ ഭൂസ്വത്തൊണ്ടന്നല്ലേ ഞാന്‍ പറഞ്ഞത്. ഭൂസ്വത്തൊണ്ടെന്ന് കൃത്യമായി കഴിഞ്ഞില്ലേ? അപ്പോ ഞാ ഭൂസ്വത്തിന്റെ വെല എന്ന് പറഞ്ഞാല്‍ എനിക്ക് ഒരു കൊല്ലം അതില്‍ നിന്ന് ഇരുനൂറ് രൂപയുടെ തേങ്ങ തെകച്ചു കിട്ടുന്നില്ല. കേടൊള്ള രണ്ടു തേ~തേങ്ങയാണ് തെങ്ങാണ് അവിടെയൊള്ളത്. എങ്കിലും അത് ഭൂസ്വത്ത് തന്നെയാണ് എന്നയാളുടെ വാദം. അപ്പോ രണ്ടാമത്തത് ചോദിക്കാ, അടുത്തത്‌ ചോദിക്കാൻ, ഇനി അടുത്ത പ്രവചനം നടത്താല്ലേ ഇതിനെപ്പറ്റി അപ്പോ ഇദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളിലും പ്രവചിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ സന്തുഷ്ട്ടമായൊരു കുടുംബ ജീവിതമാണുള്ളത് എന്നു പറഞ്ഞാല്‍ അത് നിങ്ങള് നിഷേധിക്കുമോ? എന്നുപറഞ്ഞു. ആരോടു ചോദിച്ചാലും തമ്മില്‍ തല്ലുന്ന ഭാര്യാഭര്‍ത്താക്കന്മാരാണെങ്കിലും ഇങ്ങനാരെങ്കിലും ചോദിച്ചാൽ നാട്ടുകാരുടെ മുന്നില്‍ വെച്ച് ഞങ്ങള്‍ വളരെ സന്തുഷ്ട്ടരാണെന്നല്ലേ പറയോള്ളൂ. എന്നാലിദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു.

ഞങ്ങള്‍ക്ക് കഴിഞ്ഞ ആഴ്ച വിവാഹമോച~നത്തിനുള്ള അനുമതി കിട്ടി. അങ്ങനെ അതില്‍ നിന്നും ഞാന്‍ തലയൂരി അതാണ് ഞങ്ങള്‍ടെ സന്തുഷ്ട്ടമായ കുടുംബ ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തിന് ആകെ അങ്ങ് കലിപ്പായി. ഇദ്ദേഹം ഈ മേശ തന്നെ തട്ടി മറിച്ചിട്ട് ഭയങ്കര ബഹളൊക്കെ വച്ച് ഈ കടലാസെല്ലാം വലിച്ച് കീറിക്കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ് ചെയ്യുന്നത്. അപ്പോ അത് പിന്നീട് ദൂരദര്‍ശന്‍ അതേപടി തന്നെ telecast ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ goverment ന്റെ ഒരു interference ഉണ്ടാകുന്നു. അപ്പോ ഭീഷണിപ്പെടുത്തുന്നു. ഇത് telecast ചെയ്തില്ലെങ്കില്‍ ഞാന്‍ രാജിവെച്ച് ഈ പരിപാടിന്ന് പറയുക. അപ്പം അവസാനം ചെല editing ഒക്കെ വരുതീട്ട് ഈ പരിപാടി അവര് telecast ചെയ്തു. എങ്കിലും അതില്‍ editing വരുത്തീതില്‍ പ്രതിഷേധിച്ച് പരിപാടിയില്‍ നിന്ന് രാജി വെക്കുന്നു. വലിയ അന്ന~അന്നത്തെ indian television ല് വല്യ സംഭവമായിരുന്നിതൊക്കെ. രാജിവെച്ചിട്ട് പിന്നീട് തുടങ്ങി. സ്വകാര്യ channel തുടങ്ങി. അതിനകത്ത് a question ആഹ് എഫ് ഫ് question of answers എന്ന് പറഞ്ഞിട്ട് ഇതിന് സമാന്തരമായ മറ്റൊരു പരിപാടി പിന്നീട് തൊടങ്ങാണ്. അതിനുവരെ astrology debate ഒണ്ട് ചര്‍ച്ചയൊണ്ട് അതിനകത്തെ doctor ശാസ്ത്രിന്നു പറയുന്നൊരു astrologer റും ഞാനും തമ്മില്‍ അതിനകത്ത് ഏറ്റുമുട്ടുന്നൊണ്ട്. അത് വേറൊരു കഥ. പക്ഷെ ഇത്തരം പരീക്ഷണങ്ങള്‍ വലിയ ഫലം ചെയ്യുന്ന സംഗതി ന്നാണ് ഞാന്‍ പറഞ്ഞു വന്നത്, അതാണ് ഞാന്‍ പറയാന്‍ ശ്രമിച്ചത്‌. ഈ ജോത്സ്യത്തെ ഒക്കെ പൊളിക്കാനായിട്ട് ഇത്തരം പരീക്ഷണങ്ങള്‍ നടത്തണം. ആ പരീക്ഷണങ്ങള്‍ നടത്തുമ്പോള്‍ നമുക്കൊറപ്പുണ്ടായിരിക്കണം നമ്മള് വളരെ കൃത്യമായി എല്ലാത്തരത്തിലും ഇവര്‍ക്ക് frauds

ആഹ് നടത്തിയിട്ടൊള്ളതിന്റെ വിവരോണ്ട്. ഇരുപത് million ആള്‍ക്കാര് അതായത് ഇരുപത് million രണ്ട് കോടി ആള്‍ക്കാര്ടെ ജനന വിവരം ശേഖരിച്ചുകൊണ്ട് ഒരു വല്യ പരീക്ഷണം നടത്തിയിട്ടൊണ്ട്. അത് നടത്തിയിട്ടോള്ളത് ഇത് q survey എന്നു പറയുന്ന ഒരു survey ആണ് നടത്തിയത്. അത് അഹ് അമേരിക്കയില്‍ അഹ് ഒരു അവരുടെ census വിവരങ്ങള്‍ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പൊ~പൊതുവായിട്ടുള്ള astrology ക്കല് വിശ്വാസങ്ങളുണ്ട്. ഇപ്പോ christian astrology യില് ചെല വിശ്വാസങ്ങളുണ്ട്. ചെല പ്രത്യേക constellation ല്‍ പെടുന്ന ആള്‍ക്കാര്‍ക്ക് മറ്റ് വിഭാഗത്തില്‍പ്പെട്ട ആള്‍ക്കാരോട് പ്രത്യേകമായിട്ടൊള്ള പ്രണയം തോന്ന ഉദാഹരണത്തിന് വിര്‍ഗോസിന് കാപ്രികൊന്‍സിനോട് ഭയങ്കരമായ പ്രണയം വരും. എന്നൊക്കെ പറയുന്ന അല്ലെങ്കില്‍ ഗിബ്രാസിനെ ലിവോസിനോട് പ്രണയം വരൂന്നൊക്കെ പറയുന്ന ഒരു അതാ~അതാ~അതാണ്‌ attraction ന്റെ key ന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മടെ ജന്മനക്ഷത്രമാണ് അല്ലെങ്കില്‍ ജന്മ constellation നാണ് എന്നു പറയുന്നൊരു വിശ്വാസമാണ് പ്രധാനമായിട്ടുള്ളത്. ആ അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങള്, ഞാനിവിടെ പത്തോ ഇരുപതോ വിശ്വാസങ്ങളെടുക്കുന്നു. ജനനസമയം survey ഈ. ഈ national പിന്നെ population survey യില്‍ നിന്ന് ഒരു രണ്ട് കോടി ആള്‍ക്കാരുടെ ജനന വിവരങ്ങള്‍ ശേഖരിക്കുന്നു. അത് രണ്ടായിരത്തി ഏഴിലാണ് ശേഖരിക്കുന്നത്. അത് മാഞ്ചസ്റ്റര്‍, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലേ സെൻറർ ഫോർ സെൻസെക്സിന്റെ survey research ന്റെ അഹ് ചു~ചുമതലയിലുണ്ടായിരുന്ന doctor ഡേവിഡ്‌ വോൾഫ് ആണ് ഈ statistical ലായിട്ട് ഈ survey നടത്താന്‍ തീരുമാനിച്ചത്. അത് astrology യുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ test എന്നുപറയുന്നത്, കൂട്ട പരിശോധന എന്നുപറയുന്നത് ഇതാണ്. ഒരേ ഇതിനകത്ത് അവര് കണ്ടുപിടിച്ച ഇതിന്റെ ഈ രണ്ടു കോടി ആള്‍ക്കാരുടെ വിവരം വെച്ചുകൊണ്ട് അവര് നടത്തിയിട്ടിള്ള ഈ test ന്റെ ഉത്തരം വളരെ കൃത്യമായി പറഞ്ഞാല്‍ ഈ പറയുന്ന ഒരു തരത്തിലുമുള്ള astrological predictions ന്റെ അടിസ്ഥാനത്തിലല്ല ഇവരുടെ ആരുടേയും ജീവിതം എന്ന് അസന്നിക്തമായിട്ടവര് prove ചെയ്തു. പക്ഷേ രണ്ടായിരത്തി എഴില്‍ നടന്ന ഈ പരീക്ഷണത്തിനെ കുറിച്ച് നമ്മള് കേരളത്തിലെക്കിപ്പഴും കേട്ടിട്ടുണ്ടോ? കാരണം ഇത് ഒരു അക്കാലത്ത് ഒരു വല്യ വാര്‍ത്തയായിരുന്നു. എങ്കിലും പിന്നീട് അതിന് വല്യ കാര്യമായ പ്രചാരം ഒന്നും കിട്ടീല്ല. ല മാഞ്ചസ്റ്റര്‍ center ലാണ്, മാ~മാഞ്ചസ്റ്റര്‍ സെൻറർ ഓഫ് സെൻസെക്സ് ആൻഡ് അഹ് സർവേയിലാണ് നടത്തുന്നത്. അവര് ഇംഗ്ലണ്ടിലെയും വെല്‍സിലെയും ഇരുപത് million birth കളാണ് അവിടെ നോക്കിയത് അവരുടെ വിവാഹം അവരുടെ മുഴുവന്‍ details തുടങ്ങിയ സംഗതികള്‍ ഇതിന്റെ

ഒരു തരത്തിലും ഈ astrological predictions ഉം അവര് പറയുന്ന കാര്യങ്ങളും യഥാര്‍ത്ഥത്തില്‍ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പരീക്ഷണം നടത്തുന്നതില് വല്ല അര്‍ത്ഥവോണ്ടോ? ഹാ അങ്ങനെ പറയുന്ന party കളും ഉണ്ടുട്ടോ, ഇല്ലാന്നൊന്നും പറയണ്ടാ. നമ്മടെ നാട്ടിലെ ഉം ചെല യുക്തിവാദികള്‍ യുക്തിവാദികള്‍ന്ന് പറയുന്ന ചെല ആള്‍ക്കാര് പറയുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് astrology യില്‍ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടൊന്നും യാതൊരര്‍ത്ഥവും ആള്‍ക്കാരൊന്നും മാറുകയില്ല അങ്ങനത്തെ പരീക്ഷണം നടത്താന്‍ ആരെങ്കിലും ശ്രമിച്ചാല്‍ അതൊക്കെത്തന്നെ തെറ്റാണ് എന്നൊക്കെപ്പറയുന്ന ചെല ആള്‍ക്കാരൊണ്ട്. ഇത്തരം പരീക്ഷണങ്ങള്‍ വലിയ influence ചെലുത്തില്ല. ഇത്തരം പരീക്ഷണം നടത്താനും ചെയ്തൊരാളാണ്‌ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ടകനായിരുന്ന സഹോദരന്‍ അയ്യപ്പന്‍. പ്രസിദ്ധമായൊരു കഥയാണ്‌ സാനു മാഷ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളതിനകത്ത് അത് പറയുന്നുണ്ട്‌. MC ജോസഫ് ഇത്തരം പരീക്ഷണം ഒന്നും നടത്തണ്ട astrology ശുദ്ധ അസംബന്ധമാണ് അത്രേ ഒള്ളൂ. എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു. അപ്പോ ഒരു ജോത്സ്യനുമായി ബന്ധപെട്ട ഒരു തര്‍ക്കം നടക്കുന്നു, അവിടെ നിന്ന് കാണാന്‍ കേശവന്‍ വൈദ്യര്‍ന്ന് പറയുന്ന ഒരു പൊതു സുഹൃത്തുണ്ട്. ഈ ചന്ദ്രിക ഉം പിന്നെ വാര്‍ത്തയാണ്. കേശവന്‍ വൈദ്യരുടെ വക്കീലായിരുന്നു MC ജോസഫ്. കേശവന്‍ വൈദ്യര്‍ SNDP ആയിട്ട് ബന്ധമുള്ളൊരാളാ ഈ അപ്പം അതുകൊണ്ട് ആഹ് സഹോദരന്‍ അയ്യപ്പന്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോ കേശവന്‍ വൈദ്യരും MC ജോസഫും കൂടെ സഹോദരന്‍ അയ്യപ്പനെ കാണാന്‍ പോകുന്നു. അപ്പോ ഈ astrology യെ കുറിച്ചുള്ളൊരു ചര്‍ച്ച വരുമ്പം അവിടെ പോയിട്ട് ഇത് തെറ്റാണ് അതുകൊണ്ട് നമ്മളന്വേഷിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം, കേശവന്‍ വൈദ്യര് പറയാണ് astrology ശരിയാണെന്നു പറയുന്നു. MC യും സഹോദരന്‍ അയ്യപ്പനും പറയുന്നു ഇത് അസംബന്ധമാണെന്ന് പറയുന്നു. അപ്പോ MC പറയുന്നു പരീക്ഷണം ഒന്നും നടത്തേണ്ട കാര്യമില്ല പുച്ഛിച്ച് കളഞ്ഞാമതി എന്നുപറയുന്നു. അപ്പോ സഹോദരന്‍ അയ്യപ്പനൊന്ന് insist ചെയ്യാണ്. അങ്ങനെയല്ല ചെയ്യണ്ടത്. നമ്മളൊരു അഞ്ഞൂറുപേരുടെ വിവരെടുക്കുക, എന്നിട്ട് ഇയാളോട് പ്രവചിക്കാന്‍ പറയാ അല്ലെങ്കില്‍ ഈ പ്രവചനങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ച് ഇത് ശരിയാണോ തെറ്റാണോന്ന് പരിശോധിച്ച് ഈ statistical figure നമ്മള് ജനങ്ങളുടെ മുന്നില് കൊണ്ടുവന്ന് കഴിഞ്ഞാല്‍ that will have more influence അങ്ങനെയൊരു പരീക്ഷണം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളതിനെ കണ്ണടച്ച് തള്ളികളയുക ജനങ്ങള്‍ക്കത് convincing ആവുകയില്ല എന്നാണ് അന്ന് സഹോദരന്‍ അയ്യപ്പന്‍ പറഞ്ഞു. അതെക്കുറിച്ച് MC ജോസഫ് എഴുതീട്ടും ഉണ്ട് അതെക്കുറിച്ച്. അപ്പം MC സഹോദരന്‍ അയ്യപ്പന് meticulous ആയിട്ട് നമ്മള് ന്റെ ചെയ്യണം എന്നൊരു നിലപാടാണ്. എന്നാൽ അതെക്കുറിച്ച് വ്യാഖ്യാനം നടത്തിക്കൊണ്ട് അടുത്ത കാലത്തൊരാള് പ്രസംഗിക്കുന്നത് ഞാന്‍ കേട്ടു. എന്നതാ പ്രസംഗം എന്താണ് സഹോദരന്‍ അയ്യപ്പന്‍ യഥാര്‍ത്ഥത്തില്‍ astrology യില്‍ വിശ്വസിച്ചിരുന്നു. അതോണ്ടാണ് ചുമ്മാ അങ്ങ് തള്ളിക്കളയാതെ പരീക്ഷണം നടത്തണം എന്ന് പറഞ്ഞത്. എന്നൊക്കെപ്പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടോണ്ട്. അത്, അത് അങ്ങനത്തെ ആള്‍ക്കാരെ നമ്മള് വിടുക. കാരണം അവരാരും കാര്യങ്ങള് serious ആയിട്ട് മനസ്സിലാക്കുന്ന ആള്‍ക്കാരല്ല. അത്തരം പരീക്ഷണങ്ങള്‍ക്ക് വലിയ influence ഒണ്ട്. അതിന് deep ആയിട്ടൊള്ള social influence ചെലുത്താന്‍ പറ്റും. അതുപോലെ തന്നെ ഇനി ഇത്തരം കാര്യങ്ങള് അനാവരണം ചെയ്യെ expose ചെയ്യുക എന്നുപറയുന്ന ഈ പരിപാടി ഈ അത് ന്റെയും എബ്രഹാം കോവൂരും ഒക്കെ ചെയ്ത ഈ പരിപാടിക്ക് വലിയൊരു influence ഉണ്ട്. നമ്മള് ഗൗരവമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് modern ഈ television ന്റെ ഒക്കെ സാധ്യതകള് അതിന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട സംഗതിയാണ്. ഇപ്പോ അടുത്ത കാലത്തൊക്കെ പലേ സുഹൃത്തുക്കളും television നകത്തോടെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങള്‍. tricks ന്ന് പറഞ്ഞിട്ടൊരു channel മലയാളത്തില്‍ എത്ര ഭംഗിയായിട്ടാണ് ഇത്തരം കാര്യങ്ങള്‍ ചെയ്യുന്നത്. നിങ്ങളില്‍ പല ആള്‍ക്കാരും അത് കണ്ടിട്ടുണ്ടാവുന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങള്‍ expose ചെയ്യുക, ഇത്തരം claims നെ നമ്മള് counter ചെയ്യുക. ഇത്തരം കാര്യങ്ങള്‍ പരീക്ഷണങ്ങള്‍ നടത്തി ജനങ്ങളെ വസ്തുതകള്‍ കാണിച്ചുകൊണ്ട് സംസാരിക്ക എന്നൊക്കെ പറയുന്നത് കൃത്യമായി astrology യെ നേരിടാനുള്ള മാര്‍ഗ്ഗങ്ങളാണ്. എങ്കിലും ചെലയാള്‍ക്കാരൊക്കെ അതില്‍ വിശ്വസിക്കും. കഴിഞ്ഞ ദിവസം നിങ്ങള്‍ക്കൊക്കെ അറിയാം കേരളത്തിലൊരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ പ്രതിപക്ഷനേതാവ് VD സതീശന്റെ ഒരു പ്രസ്താവന വന്നൂല്ലേ? പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടൊണ്ട്. അദ്ദേഹം പറയുന്നത് astrology ഒരു ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് അന്ധവിശ്വാസം നിര്‍മ്മാര്‍ജ്ജന bill വരുമ്പോ അതിനകത്ത് ജ്യോതിഷത്തെ പെടുത്തരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ വിശ്വസിക്കുന്ന കൊറേ ആള്‍ക്കാരുണ്ട്. ഇപ്പോ ശശി തരൂര്‍, ശശി തരൂര് അദ്ദേഹത്തിന്റെ പെരുന്നയിലെ പ്രസംഗം അദ്ദേഹം നായര്‍ പ്രമാണിയായിട്ട് അവതരിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രസംഗത്തില്‍ അദ്ദേഹം പറയുന്നു മന്നത്ത് പദ്മനാഭന്റെ ജീവിതം നോക്കൂ എല്ലാം ജോത്സ്യന്മാര് പറഞ്ഞതു പോലെത്തന്നെയാണ് നടന്നത് എന്ന്. പ്രസംഗം നടത്തിയിട്ടൊണ്ട്. ഇവര്‍ക്കൊക്കെ മറുപടിയായിട്ട്‌ ഞാന്‍ രണ്ട് കത്തുകള്‍ മാത്രം അതും യഥാര്‍ത്ഥത്തില്‍ ഒള്ള നടന്ന രണ്ട് സംഭവകഥകള്‍ മാത്രമാണ് anecdotes ചെയ്യാന്‍ പാടില്ല anecdotes നെ കുറിച്ച് പറയാന്‍ പാടില്ല എന്ന് വിലക്കിയിട്ടൊള്ള ആള്‍ക്കാര്‍ക്കുള്ള മറുപടിയും കൂടിയാണത്. ഒന്നാമത്തെ സംഗതി മല കേരളത്തിലെ പ്രമുഖനായ മലയാള നടന്‍ മധുവിന്റെ ജീവിത കഥയാണ്‌. അദ്ദേഹം തന്നെ അതെക്കുറിച്ച് പലതവണ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഏതു പ്രായത്തില്‍ മരിക്കും എനിക്ക് തോന്നുന്നത് അറുപതാമത്തെ വയസ്സിലോ മറ്റോ മരിക്കൂന്ന് പറഞ്ഞിട്ട് ഒരു ജോത്സ്യന്‍ പ്രവചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിരവധി വര്‍ഷങ്ങളില്‍ ഓരോ വര്‍ഷവും അദ്ദേഹത്തിന്റെ ജന്മദിനം ആ ജോത്സ്യന്മാരുടെ പ്രവചനം തെറ്റാണെന്നുള്ളതിന്റെ തെളിവാണ് എന്റെ ജീവിതം എന്നു പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അതിങ്ങനെ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച് പറഞ്ഞ്‌ എല്ലാവര്‍ക്കും തന്നെ അറിയാവുന്നൊരു കഥയാണ്‌. മധു ഈ astrology യിലെ വിശ്വാസികള്‍ എത്രയോ അസംബന്ധമാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹത്തിന്റെ തന്നെ ഈ ജീവിത കഥ പറഞ്ഞത്. മറ്റൊരാള്‍ടെ കഥ കഥകളിയില്‍ താല്‍പര്യം ഉള്ള ആള്‍ക്കാര്‍ക്കൊക്കെ ഓര്‍മ്മയുണ്ടാകും കീഴ്പ്പാട് കുമാരനാശാന്‍ എന്ന് പറയുന്നൊരു വല്ല്യ കഥകളിയാശാനുണ്ടായിരുന്നു. ഞാനീ കഥ അടുത്തറിയാന്‍ തന്നെ കാരണം കീഴ്പ്പാടം കുമാരനാശാന്റെ ലേഖനം തന്നെ ഞാനീയെപ്പഴോ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു വലിയ കഥകളിയാശാനാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പിന്നെ ജോത്സ്യന്മാരുടെ പ്രവചനമനുസരിച്ച് അദ്ദേഹം അറുപതാമത്തെ വയസ്സില്‍ മരിച്ചുപോവും. ശ്വാസിയാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളൊക്കൊന്ന് സന്ദര്‍ശ്ശിച്ചിട്ട് മടങ്ങിവരണം എന്നദ്ദേഹം തീരുമാനിക്കുന്നു. അപ്പം ഞാനിതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് അപ്പം ഡല്‍ഹിയിലെത്തി കഴിഞ്ഞപ്പോ ഇനി അറുപത് വയസ്സാവാന്‍ കുറച്ച് ദിവസങ്ങള്‍ കൂടിയുള്ളൂ. അപ്പഴ്ക്കും മരിച്ചുപോകും അപ്പം അന്ന് കഥകളി center ഒക്കെ തൊടങ്ങി വന്നിട്ടേ ഉള്ളൂ. ഡല്‍ഹി അപ്പോ അന്ന് അതിന്റെ ചുമതലയുണ്ടായിരുന്ന ആള്‍ക്കാര് പറഞ്ഞു, അപ്പോ കുമാരനാശാനിവിടെ വന്ന സാ സമയായ്തുകൊണ്ട് അങ്ങീ കഥകളി center ന്റെ principle ആയിട്ടൊന്ന് charge എടുക്കൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാന്‍ മരിച്ചുപോകും അറുപതാമത്തെ വയസ്സില്‍ മരിച്ചുപോകും അധിക വര്‍ഷ് മാസങ്ങളില്ലിനീ അപ്പോ ഏതായാലും അദ്ദേഹം ഈ ചുമതല സ്വീകരിച്ചുകൊണ്ട്, എന്നാ ഇനി കഥകളി center ന്റെ principle ആയിരുന്നുകൊണ്ട് മരിച്ചേക്കാം എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തു. അതാണ് പിന്നീടുള്ള കഥ. പിന്നീട് അടുത്തൊള്ള ഏതാണ്ട് പത്ത് പതിനഞ്ച് വര്‍ഷക്കാലം അദ്ദേഹം കഥകളി center ന്റെ principle ആയിട്ട് അവിടെ ഒണ്ടായിരുന്നു. കഥകളി രംഗത്ത് അദ്ദേഹം പിന്നീടും വലിയ വല്യേ വന്‍ നേട്ടങ്ങളൊക്കെ നല്‍കുകയും ചെയ്തു. അദ്ദേഹം ഡല്‍ഹിലിത് സ്വീകരിച്ചതിനുതന്നെ കാരണം അപ്പോ ഈ ഡല്‍ഹിയിലെ കഥകളി കുട്ടികളെയൊക്കെയായിട്ട് കണ്ടുകൊണ്ട് കൃത്യമായ സമയത്ത് മരിക്കാമല്ലോന്ന് കരുതിട്ടാണ് ചെയ്തത്, അത് പരാചയപ്പെട്ടുപോയി. അപ്പം എത്രയോ കഥകള്‍ എന്റെ അച്ഛന്‍ ജനിക്കുന്ന സമയത്ത് ജനിക്കുമ്പോള്‍ അദ്ദേഹത്തിന്റെ മാതാ~പിതാക്കള്‍

അന്ന് മരിക്കാനുള്ള ചില നിമിത്തമുണ്ടായിരുന്നു, പക്ഷേ മാറിവരുന്നതേ ഉള്ളൂ. അത് ചെലപ്പോ അത് മറിഞ്ഞ് മാറി പോയത് മറ്റു ചെല കാരണങ്ങള്‍ കൊണ്ടാണെന്ന് ഒക്കെ പറഞ്ഞ് വ്യാഖ്യാനം കൊണ്ടുവരും. കാരണം ഇങ്ങനെ പറഞ്ഞില്ലെങ്കില്‍ അവര്‍ക്ക് നിലനില്‍ക്കാന്‍ പറ്റില്ല. ഇത് വിശ്വസിക്കുന്ന കുറെയേറെ ആള്‍ക്കാരുണ്ട്. vulnerable ആയിട്ടുള്ള mind set ഉള്ള കുറേയേറെ ആള്‍ക്കാരുണ്ട്. ആരെങ്കിലും ജോത്സ്യത്തില് വിശ്വസിക്കുന്നതുകൊണ്ട്‌ എനിക്ക് യാതൊരു കൊഴപ്പവുമില്ലാ. അതവരുടെ സ്വകാര്യമായ വിശ്വാസമാണ്. പക്ഷേ പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഇത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അപകടകരമാണ്. കാരണം രാഷ്ട്രീയ തീരുമാനങ്ങളെ ഇത്തരം അന്ധവിശ്വാസങ്ങളും ഈ ഇത്തരം ഈ astrology തുടങ്ങിയ കാര്യങ്ങള് സ്വാധീനിക്കാന്‍ തൊടങ്ങിക്കഴിഞ്ഞാല്‍ കൃത്യമായ തീരുമാനങ്ങളെടുക്കാന്‍ വരെ അശക്തരായി തീരും. ദുര്‍ബലരായി തീരും. അവര്‍ക്ക് തീരുമാനങ്ങളെ തെറ്റായി സ്വാധീനിക്കും. വസ്തുതകള്‍ക്കടി~ക്കടി അപ്പുറത്തേക്ക് തെറ്റായ തീരുമാനങ്ങളിലെത്തിച്ചേരാന്‍ ഹിറ്റ്ലര്‍ക്ക് പറ്റിയതു പോലെ, ഇസബെല്ല ഫെരോണിന് പറ്റിയതുപോലെ ഒക്കെതന്നെ ഒട്ടേറെ മണ്ടത്തരങ്ങളിലേക്ക് അവര്‍ നീങ്ങേണ്ടി വരും. അതുകൊണ്ട് astrology യില്‍ വിശ്വസിക്കുന്നവര്‍ astrology അവരുടെ വീട്ടില്‍ വച്ചെക്കുവ, പൊതു ജീവിതത്തിലേക്ക് ഇതങ്ങട് കൊണ്ടുവരരുത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ astrology പ്രചരിപ്പിക്കാന്‍ വേണ്ടി അവരുടെ രാഷ്ട്രീയ സ്ഥാനങ്ങള്‍ ഉപയോഗിക്കാന്‍ പാടില്ല. കാരണം astrology ഒരു തരത്തിലും prove ചെയ്തിട്ടില്ല. അത് വ്യക്തമായ ഒരു അന്ധവിശ്വാസമാണെന്നിരിക്കെ ഏതൊരു അന്ധവിശ്വാസവും പുലര്‍ത്താന്‍ ഏതൊരാള്‍ക്കും സ്വാതന്ത്രമുള്ളൊരു സ്വതന്ത്രസമൂഹത്തിലായിരുന്നതുകൊണ്ട് അവര്‍ക്ക് വിശ്വസിക്കാം പക്ഷേ അത് പ്രചരിപ്പിക്കാന്‍ പോകരുത്. പ്രചരിപ്പിക്കാന്‍ ശ്രമിച്ച് കഴിഞ്ഞാല്‍ ഇപ്പോളതിന് എതിരായിട്ട് വന്നിട്ടുള്ള നല്ല മറുപടികള്‍ പോലുള്ള മറുപടികള്‍ വരും എന്നുകൂടി ഓര്‍മ്മിപ്പിക്കട്ടെ. ഒരു പഴയ യുക്തിവാദി യുക്തിവാദി rationalist student movement ന്റെ എന്‍ എന്നോടൊപ്പം

അദ്ദേഹത്തിന്റെ ചില conditions ന് വിധേയമായിക്കൊണ്ട് astrology ശരിയാണെന്ന് prove ചെയ്‌താല്‍, അദ്ദേഹത്തിനൊരു fixed deposit ല്‍ ഒരു അമ്പത് ലക്ഷം രൂപയൊണ്ട് അത് കൊടുക്കാം. സാധ്യമാണോ? accept ചെയ്യുമോന്നൊരു public challenge കൊടുത്തിരിക്കയാണ്. അത്തരം challenge കള്‍ ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളെ നമ്മള് വെല്ലുവിളിക്കണം. പരീക്ഷണങ്ങള്‍ നടത്തിയത് തെറ്റാണെന്ന് നിരന്തരമായി തെളിയിക്കണം. പൊതുജനങ്ങളുടെ ഇത്തരം അന്ധവിശ്വാസങ്ങള്‍ മാറ്റിയെടുക്കാന്‍ ഇത്തരം കാര്യങ്ങള്‍ക്കൊക്കെ പ്രധാനപ്പെട്ട സംഗതിയൊണ്ട്. നമ്മള്‍ കണക്കുകള്‍ ഉത്തരിച്ചുകൊണ്ട് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. statistical ല്‍ evidence ന് മുന്നില്‍ കൊണ്ടുവരുന്നത് പ്രധാനപ്പെട്ടതാണ്, അന്വേഷണങ്ങള്‍ നടത്തുന്നത് പ്രധാനപെട്ടതാണ്, ഒന്നും മോശമല്ല. അതെക്കുറിച്ച് പുസ്തകങ്ങള്‍ എഴുതുന്നത്‌ പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തരത്തിലും എല്ലാ ഓരോരുത്തര്‍ക്കും ഓരോ രീതിയൊണ്ട് ഓരോ method ഉണ്ട്. ചെലപ്പോ അത് collective ള്‍പ്പെട്ടതായിരിക്കും ചെലപ്പോ അത് പരീക്ഷണമായിരിക്കും. ചെലപ്പോ അത് അനാവരണ പരിപാടിയായിരിക്കും. ഒന്നോന്നിനെയും കൊച്ചാക്കി കാണാന്‍ ശ്രമിക്കാതിരിക്കുക. എല്ലാ പ്രവര്‍ത്തനങ്ങളും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പല വശത്തു നിന്നുള്ള പലേ പ്രവര്‍ത്തനങ്ങളും തത്തുല്യമായ പ്രധാന്യമുള്ളവയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കില്‍ നമ്മള് നമ്മുടെ സങ്കുചിത ലോകത്തില്‍ കഴിയേണ്ടിവരും. ഈ അന്ധവിശ്വാസങ്ങള്‍ നിരന്തരമായി തുടരുകയും അവയെ ചെറുത്തു തോല്‍പ്പിക്കണമെങ്കില്‍ നമുക്കൊരു കൂട്ടായ യത്നമാണ് വേണ്ടത്. ആരടെയും ശ്രമങ്ങളെ ചെറുതാക്കി കാണിക്കാന്‍ ഉള്ള ശ്രമമല്ല വേണ്ടത്. തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ചന്ദ്രശേഖര്‍ റാവു ഈ ജോത്സ്യത്തിന്റെ ഒരു വലിയ പ്രചാരകനാണ്. മുന്‍ കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോള്‍, ദേവഗൌഡ അദ്ദേഹം ഈ വാസ്തുവിലും astrology ലും ഒക്കെ മുങ്ങിത്താഴ്ന്നൊരു മനുഷ്യനായിരുന്നു. ഡല്‍ഹിയില്‍ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനം ഉറച്ചു നില്‍ക്കാന്‍ വേണ്ടി അദ്ദേഹം അടുക്കളയുടെയും കക്കൂസിന്റെയും ഒക്കെ സ്ഥാനമൊക്കെ മാറ്റിവെച്ച് ആള് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള സമയം അദ്ദേഹത്തിന്റെ special ല്‍ ജോത്സ്യനെ വിളിച്ച് നിശ്ചയിക്കോക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം ഏതാനും മാസങ്ങളെ പ്രധാനമന്ത്രിയായി തുടര്‍ന്നുള്ളൂന്നുള്ളത് ആഹ് ഇവരുടെ ശ്രമത്തിന്റെ ഒരു വല്യ പാര~ ജയമായിട്ട് തന്നെ കാണാന്‍ പറ്റും എന്നുള്ളത് ആഹ് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഈ ചന്ദ്രശേഖര്‍ റാവു ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം ഓരോ പരിപാടീം സര്‍ക്കാരിന്റെ ഓരോ പരിപാടിം ജോത്സ്യന്മാര് നിശ്ചയിക്കുന്നതനുസരിച്ചാണ് നടത്തുന്നത്. മഴ പെയ്യുന്നതിന് വേണ്ടി ജോത്സ്യന്മാരെക്കൊണ്ട് പ്രവചിപ്പിക്കുക. അതിന് വേണ്ടി മന്ത്രവാദം നടത്തുക തുടങ്ങിയ ആ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങള്‍ state ന്റെ ചെലവില്‍ സംസ്ഥാന fund ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആള്‍ക്കാര് ഇപ്പോഴും ഉണ്ട് എന്നുകൂടി അറിയുക.

അത് വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അതെക്കുറിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നമ്മള് പ്രഖ്യാപിക്കുന്നത് നാപ്പത്തിയേഴ് august പതിനഞ്ചാം ആ അര്‍ദ്ധരാത്രിയിലാണ് ആ പ്രഖ്യാപനമുണ്ടാകുന്നത്‌. ആ പ്രഖ്യാപനം നടത്തിയത്

അങ്ങനെയൊരു വ്യാഖ്യാനം കൊണ്ടുവരാന്‍ ആരും ശ്രമിച്ചിട്ട് പോലുമില്ല. അങ്ങനൊരു വ്യാഖ്യാനം കൊണ്ടുവരുമ്പോള്‍, വളരെ രസകരമായൊരു സംഗതി ഈ മൗണ്ട് ബാറ്റന്റെ diary ക്കുറിപ്പില്‍ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ സ്വാതന്ത്രം പാക്കിസ്ഥാന് പതിനാലാം തിയ്യതീം ഇന്ത്യക്ക് പതിനഞ്ചാം തിയ്യതീം എന്ന് നിശ്ചയിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതിനൊരു deadline british government നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഈ എന്നാണ് ഈ ഇതിനൊരു routemap ഈ സ്വാതന്ത്രത്തിന് വേണ്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തീര്‍ത്തുകൊണ്ട് എന്നാണ് അത് നടത്തേണ്ടത് എന്നൊരു കൃത്യമായൊരു route map ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ഇവര് lady മൗണ്ട് ബാറ്റനും മൗണ്ട് ബാറ്റനും കൂടെ അവിടെ പോകുന്നു, തിരിച്ചു വരുമ്പഴക്കേും കാലേ നടക്കുന്ന വലിയ കൂട്ടക്കൊലകളിലൊക്കെ ഇത് കണ്ടോണ്ടാണിവര് വരുന്നത് തന്നെ ഇത് എത്രയും വേഗം deadline ന് മുമ്പായിട്ട് നടക്കുന്നതിന് വേണ്ടിട്ടാണ് ഈ date നിശ്ചയിക്കുന്നത്. അത് വെറും pragmatic reasons മാത്രമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നതുള്ള എല്ലാ സൂചനകളും നമുക്കൊണ്ട്. ഇനി ഈ പറയുന്ന ആള്‍ക്കാരടെ പ്രവചന വ്യാഖ്യാനങ്ങള്‍~ടെ അടിസ്ഥാനത്തിലാണ് പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ ഒരു തിയ്യതി നിശ്ചയിച്ചു എന്ന് പറയുന്ന ആള്‍ക്കാര് മനസ്സിലാക്കണ്ട രണ്ടു സംഗതിയാണ്. എവിടെയും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഞ്ചിലൊരു astrologer അങ്ങനെ claim ചെയ്യുന്നതു വരെ എവിടെയും അങ്ങിനെയൊരു രേഖയില്ല. ഏത് astrologer ആണ് പറഞ്ഞത് എന്നാര്‍ക്കും പറയാന്‍ പറ്റുന്നില്ല. അന്ന് ജവഹര്‍ലാല്‍ നെഹ്രുവിനെ പോലത്തൊരാള് moment ന്റെ ചുമതല വെറും നെഹ്രുവിനാണ്. ജോത്സ്യം തുടങ്ങിയ സംഗതികളൊക്കെ ശുദ്ധ അന്ധവിശ്വാസമാണെന്ന് ഉറച്ചു വിശ്വ~ സിച്ചിരുന്ന നെഹ്രുവിനെ പോലത്തൊരാള് ഇത്ര ഏതെങ്കിലും അന്ധവിശ്വാസപരമായ ഒരു സംഗതിക്ക് വഴങ്ങും എന്ന് കരുതാന്‍ യാതൊരു ന്യായവുമില്ല. astrology അത്ര ശക്തമായി തള്ളി പറഞ്ഞുകൊണ്ട് നെഹ്രു എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സംഗതി.

ഒരു അടിത്തറയുണ്ടായ ഒരു വിജയിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ജനാധിപത്യത്തിലും അവിടെ ഒരു routed ആയിട്ടുള്ള ഒരു influence ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന തിയ്യതിയില്‍ ആഹ് സ്വതന്ത്രപ്രഖ്യാപനം നടത്തിയാല്‍ അതൊരു ഏത് constellation അനുസരിച്ച് അതിങ്ങനെയാകും എന്ന് astrology യിലെ ഏതെങ്കിലും ഒരു നിയമമനുസരിച്ച് ആര്‍ക്കെങ്കിലും വിശദീകരിക്കാന്‍ പറ്റുവോ? astrology യിലെ ഒരു സിദ്ധാന്തമനുസരിച്ചും ഈ തിയ്യതിക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് ഒരു ജോത്സ്യനും പറഞ്ഞു ഫലിപ്പിക്കാന്‍ പറ്റുകേല കാരണം, ഇതൊരു astrological ആരുടേയും intuition അല്ല. അവരുടെ ചെല പൊട്ട കണക്കാണെങ്കിലും ഒരു non science ആണെങ്കിലും അതിനൊരു കണക്കൊണ്ട്. ഇല്ലേ? ആ കണക്കു പ്രകാരം ഈ തിയ്യതി~ ല് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിട്ടോ ആ സമയത്ത് ഉത്ഭവിക്കുന്നൊരു രാഷ്ട്രം ന്നൊള്ള ഒരു സിദ്ധാന്തമോ എവിടെയും ഇല്ല. അതുകൊണ്ടിതൊരു തെറ്റായ വാദമുഖമാണ്. ജോല്‍സ്യത്തിന്റെ ശക്തി ഉറപ്പിക്കാന്‍ വേണ്ടി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കള്ളകഥ മാത്രമാണ് എന്ന് അനുമാനിക്കനാണ് എല്ലാ ന്യായവും. കേള്‍ക്കാം പ്രകാശ് പറയൂ

അദ്ദേഹം ഒരു ശാസ്ത്രഞ്ജനായിരുന്നു അല്ലേ? അദ്ദേഹം space science ന്റെ ഒരു ഒരു നമുക്കറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വസ് ഒരു representative തന്നെയാണെന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹം സത്യസായിബാബയുടെ ആശ്രമത്തില്‍ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കവിതയെഴുതി, തമിഴില്‍. ആ കവിത അദ്ദേഹം വായിച്ചു അതിന്റെ അര്‍ത്ഥം ഇങ്ങനെയാണ്. ഈ ഈ ഭൂമി എന്തുകൊണ്ടാണ് ഈ സൗരയൂഥത്തിലെ വളരെ പ്രധാനപെട്ടൊരു ഗോളമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഈ ഭൂമിയിലെ ഒരു പട്ടണത്തില്‍ പുട്ടപര്‍ത്തിയില്‍ സത്യസായിബാബ ജനിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഈ ഭൂമിയായിരിക്കുന്നതും സൗരയൂഥം ആഹ് അതിന്റെ മുഴുവന്‍ പ്രാഘല്‍ഭ്യവും വിളിച്ചറിയിക്കുന്നതെന്നും എന്ന അര്‍ത്ഥത്തിലാണ് ഈ കവിത എഴുതുന്നത്. അദ്ദേഹം തമിഴില്‍ ചൊല്ലുക മാത്രമല്ല അതിന്റെ അര്‍ഥം പറയുകയും അദ്ദേഹം സത്യസായിബാബയെ പുണരുകയും പാദം തൊട്ട് നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പുട്ടപര്‍ത്തിയിലെ സത്യസായിബാബ ജനിച്ചതുകൊണ്ടാണ് ഈ ഭൂമി മനോഹരമായിരിക്കുന്നത് എന്നൊരു ശാസ്ത്രജ്ഞന്‍ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാല്‍ അതിനി അബ്ദുള്‍കലാം പറഞ്ഞാലും ഏതൊരാള് പറഞ്ഞാലും വെറും വിഡ്ഢിത്തരം അല്ലേ അത്. അദ്ദേഹത്തിന്റെ ഭക്തിമൂലം അദ്ദേഹം പറയുന്നതാണ് അല്ലെങ്കില്‍. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസം കാവ്യാത്മകമായി അവതരിപ്പിച്ചതാകാം. രണ്ടായാലും നമ്മളദ്ദേഹത്തെ കാണുന്നത് ശാസ്ത്രജ്ഞനായ അബ്ദുള്‍കലാം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ സൗരയൂഥം ഭൂമിയിലെ ഏറ്റവും മഹത്തായ സ്ഥലമാണെന്നും അതീ ഭൂമിയാണ്‌ ഏറ്റവും മഹത്തായ സ്ഥലമെന്നും അതിന്റെ മനോഹാരിത മുഴുവനും പൂര്‍ണ്ണമാകുന്നത് സത്യസായിബാബ പുട്ടപര്‍ത്തിയില്‍ ജനിച്ചതുകൊണ്ടാണെന്ന് ഒരാള്‍ പറഞ്ഞാല്‍ ഒരു തട്ടിപ്പുകാരനായ ഒരു ഒരു ഒരു കപടസന്ന്യാസിയാണ് ഈ സത്യസായിബാബ. അദ്ദേഹത്തിന്റെ പേരിലൊരുപാട് ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം കാണിച്ച ഈ ദിവ്യാത്ഭുതങ്ങള്‍ മുഴുവനും തട്ടിപ്പാണെന്ന് television camera കള്‍ കൃത്യമായി തന്നെ വെളിയില്‍ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയത്തുപോലും അദ്ദേഹത്തിനെതിരെ തൊണ്ണൂറോളം pedophile case കള്‍ നിലവിലുണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനൊരാള് പറഞ്ഞൂന്നുള്ളതുകൊണ്ട് സത്യസായിബാബക്ക് യാതൊരു മഹത്വം ഉണ്ടാവുന്നില്ല. ഇവര് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? പലകാരണങ്ങള്‍ കൊണ്ടുണ്ടാകും. ഇപ്പം ഇപ്പോ political leaders ഓ പോലുള്ള ആള്‍ക്കാര് പലപ്പോഴും പല കാര്യങ്ങളും ഇത്തരം സന്യസിമാരെയൊക്കെ അവര് ആദരിക്കുന്ന ഒന്ന് ഇവിടെക്കൊരു ഹായ് തരുഓ എന്നാ നിങ്ങൾ വന്നിറ്റിണ്ട്ന്ന് എനിക്ക് ഒറപ്പിക്കയർന്ന് അതല്ല നിങ്ങൾ ആന്നെ കാണുന്ന്ണ്ട് sound clear ആണ് എല്ലാം ഒന്ന് ഒടുക്കണേ ready ആണോ ഹായ് sir ഹായ് sir ഹായ് sir ഉമയ്‌മ ഉമയ്‌മ സുഖല്ലേ എല്ലാവര്ക്കും എല്ലാരും പഠിച്ചു കഴിഞ്ഞോ ഹായ് sir ഹെലൻ ജൂസാ okay ready മക്കളെ മലയാളം sure questionsCBSC നമുക്ക് ഒരു ഒരു ഒരു practice രൂപത്തിൽ കൊറച്ച് സാധനങ്ങൾ അങ്ങനെ വേഗം ചെയ്തു പോകാം നാളെ പരീക്ഷയാണ് നിങ്ങൾ already പഠിച്ച് കഴിഞ്ഞിട്ടിണ്ട് അപ്പൊ നമുക് എല്ലാ പാഠഭാഗങ്ങളും അഹ് ഒന്ന് പരമാവധി cover ചെയ്ന്ന രൂപത്തിൽ എന്ത് ചെയ്യാം സാധനങ്ങൾ ചെയ്യാം അപ്പൊ എല്ലാരും set ആണല്ലോ എജിന and ഗൂഗസ് ഭാക്കി എല്ലാരും ഏഴുമണിയായല്ലോ ഏഴുമണിയായല്ലോ രാവിലെ ഒക്കെ class വച്ചപ്പോ പത്തു മുന്നൂറ് മുന്നൂറ്റമ്പത്‌ ആൾക്കാര് ഇണ്ടായിരുന്ന് അപ്പൊ അവരാരും എത്തീട്ടില്ല അവരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് share ചെയ്തേ ഉള്ള ആളൊന്നു ഇങ് പോന്നോട്ടെ okay okay okay തീരാറായി പഠിച്ച് മതി സൂവാ ആഹ് okay പിന്നെ കൃഷ്ണാ ചൻ ചട്ടമ്പി ഉണ്ടോ ചട്ടമ്പി നമ്മക്ക് പിന്നെ ആക്ക മക്കളെ ഇങ്ങള് പഠിക്ക് ചട്ടമ്പി വായിച്ചോക്ക് okay then നോക്കിക്കേ അങ്കവാക്യം അങ്കിവാക്യം പരീക്ഷക്ക് ചോദിക്കാറുള്ള ചോദ്യം ആണേ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുന്ന രൂപത്തിലേക്ക് നമക്ക് എന്ത് ചെയ്യാം ഈ സാധനങ്ങളെ മാറ്റം നമ്മുടെ confidence വർദ്ധിപ്പിക്കാൻ അതെ ഉള്ളൊരു മാർഗം ഉള്ളത് നമ്മൾ പഠിച്ച സാധനം നമ്മക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്ക ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുനേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളെ വലിച്ചു താഴെ ഇട്ട് ചവിട്ടി ഇതിനകത്തുള്ള അങ്കവാക്യം ഏതാണ് അങ്കിവാക്യം ഏതാണ് ഇതിനകത്തുള്ള അങ്കവാക്യം ഏതാണ് അങ്കിവാക്യം ഏതാണ് എന്നുള്ളതാണ് എന്ത് ചോയ്ച്ചിരിക്കുന്നത്. അങ്കവാക്യം ഏത് അങ്കിവാക്യം ഏത് ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുന്നേൽക്കാൻ ഭവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളെ വലിച്ചു താഴെ ഇട്ട് ചവിട്ടി ഏതാണ് അങ്കവാക്യം ഏതാണ് അങ്കിവാക്യം എന്ന് പറഞ്ഞെ പെട്ടന്ന് പെട്ടന്ന് പെട്ടന്ന് ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുന്നേൽക്കാൻ ഭവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളെ വലിച്ചു താഴെ ഇട്ട് ചവിട്ടി ഏതാണ് ഏതാണ് വേഗം പറഞ്ഞെ വേഗം പറഞ്ഞെ ആശ്ശി ശ്ശി എവിടെ എവിടെപ്പോയ്യ്‌ എവിടെപ്പോയ്യ്‌ വേഗം ഉത്തരം വന്നേ ഉത്തരം വന്നേ ഉത്തരം വന്നേ ഉത്തരം വന്നേ ഇല്ലേ ഉത്തരത്തിലേക്ക് ആരൂല്ല നമുക് നോക്കാം അങ്കവാക്യം എന്ന് പറയുന്നത് ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുന്നേൽക്കാൻ ഭവിക്കുമ്പോഴേക്കും അതിനെ depend ചെയ്ത് നിക്കുന്ന സാധനം അങ്കിവാക്യം ആണ് ദ്രൗണി അയാളെ താഴെ ഇട്ട് വലിച്ച് ചവിട്ടി എന്നാണ് എന്ത് ഇതിനകത്ത് വരുന്നത് അങ്കവാക്യം അങ്കിവാക്യം അങ്ക അന്കിവാക്യം വേർതിരിക്കുക വെള്ളായപ്പൻ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ കൂട്ട നിലവിളി ഉയർന്നിരുന്നു ഇതിനകുത്തുള്ള അങ്കവാക്യം ഏതാണ് ഇതിന ഏർ ഇതിനകത്തുള്ള അങ്കവാക്യം ഏതാണ് അങ്കിവാക്യം ഏതാണ് നമുക് കളയാൻ സമയമില്ല മക്കളെ വേഗം വരണം നിങ്ങൾ കൂടെ

വെള്ളായപ്പൻ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ എന്നുള്ളതാണ് അതിലേക്ക് കൂടിച്ചേർന്നു നിൽക്കുന്നതാണ് കൂട്ട നിലവിളി ഉയർന്നിരുന്നു എന്ന അങ്കിവാക്യം then set പദം തിരിച്ചു സന്ധി നിർണയിക്കുക സ്വയമന്തിയിലും

plus അന്തിയിലും ആകുന്ന സന്ധിയാണ്‌ അതാണ് സ്വയമന്തിയിലും എന്ന് എന്ത് ചെയ്യുന്നത് മാറുന്നത് സ്വയം plus അന്തിയിലും സ്വയം അന്തിയിലും okay then next പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക

okay സന്ധി deleted options ഇണ്ട് എന്ന് പറഞ്ഞു കേട്ടു വിദ്യാഭ്യാസം plus അർത്ഥം ആണ് സവർണ ദീർഘമാണ് കൊഴപ്പോല്ല കോന്തല plus അതാണ് ആഗമ സന്ധി പിരിച്ചെഴുതുക സ്വപ്നേഭി സ്വപ്ന plus അഭി സ്വപ്നം plus അഭി സ്വപ്ന plus അഭി സ്വപ്ന plus ഏഭി ഇതിലേതാണ് സ്വപ്നേഭി എന്നതിൻറെ പിരിച്ചെഴുത്ത് രൂപം ഏതാണ് പിരിച്ചെഴുത്ത് രൂപം ഏതാണ് എനിക്ക് കിട്ടേണ്ടത് പിരിച്ചെഴുത്ത് രൂപം മാത്രാണ് options ഒന്ന് options രണ്ട് options മൂന്ന് options നാല് പെട്ടന്ന് പറഞ്ഞെ ഏതാ പിരിച്ചെഴുത്ത് രൂപം പിരിച്ചെഴുത്ത് രൂപം സ്വപ്ന plus അഭി മക്കളെ ഇങ്ങളെ കാത്ത് നിക്കുമ്പോ late ആയിപോന്നു ഇങ്ങൾ ചെയ്തോക്ക ഇവിടെ ശരി ആയിട്ടുണ്ടോന്നുള്ള കാര്യം എന്ത് ചെയ്യുവ ഒറപ്പാക്ക പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക സന്ധി നിങ്ങൾ നിർണയിക്കണ്ട കടംങ്ങൾ ആരൊരാൾ ഈ രണ്ടെണ്ണമാണ് നിങ്ങളോടു എന്ത് ചെയ്യുന്നത് ആവിശപ്പെട്ടിടരിക്കുന്നത് okay കടം plus കൾ ആതേശ സന്ധി അതാണ് കടങ്ങളായി മാറുന്നത് ആരൊരാൾ ആര് plus ഒരാൾ ലോഭ സന്ധി ആരൊരു plus ആൾ ലോഭ സന്ധി രണ്ടു രൂപത്തിൽ വന്ന് കഴിഞ്ഞാലും നമക്ക് എന്ത് ചെയ്യാൻ പറ്റണം മക്കളെ ഉത്തരം രേഖപ്പെടുത്താൻ പറ്റണം പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക സായി തടി സുഖോദയം എങ്ങനെ പിരിച്ചെഴുതാം സായി തടി സുഗോദയം നോക്കിക്കേ സായി plus തടി ധ്വിത്ത സന്ധി ഈ ത എന്ത് ചെയ്യുന്നു ഇരട്ടിക്കുന്നു സുഗ plus ഉദയം ഗുണ സന്ധി അഹാന സുഗോദയം ആയി മാറുന്നത് വിഗ്രഹിച്ച്‌ സമാസം നിർണയിക്കുക വിയതാലയം വിയതാലയം എന്നതിനെ എങ്ങനെ വി ഏർ വിഗ്രഹിക്കാം വിയത്ത് ആകുന്ന ആലയം രൂപകത്തൽ പുരുഷൻ വിയത്ത് ആകുന്ന ആലയത്തെ ആണ് വിയതാലയം എന്ന് പറയുന്നത് ഓർമ്മയിൽ വച്ചെക്ക്ആ മന്ത്രതത്രങ്ങങ്ങൾ എന്നതിനെ എങ്ങെനെ വിഗ്രഹിക്കാം കത്തുകടലാസ് എന്നതിനെ എങ്ങനെ വിഗ്രഹിക്കാം ഈ രണ്ട് വാക്കുകൾ എന്ത് ചെയ്യും വിഗ്രഹിക്കാൻ വേണ്ടി ആവിശപ്പെടും എങ്ങനെയാണു വിഗ്രഹിക്കേണ്ടത് നിങ്ങളെ comment കൽ fast ആയിട്ട് വരാതൊണ്ടാണ് അത്രയും നേരം എനിക്ക് എന്ത് ചെയ്യും miss ആയി പോകും അത് കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം മന്ത്രങ്ങളും തന്ത്രങ്ങളും എന്നതാണ് മന്ത്രതന്ത്രങ്ങൾ വിഗ്രഹിൽക്കുമ്പോൾ കിട്ടുന്നത് കത്ത് എഴുതാനുള്ള കടലാസ് ആണ് എന്ത് കത്തുകടലാസ് okay മന്ത്രതന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു വിദ്യാലയമുറ്റം ഈ പദത്തിന്റെ ശരിയായ രൂപം എഴുതുക വിദ്യാലയമുറ്റം എന്നതിന്റെ ശരിയായ രൂപം എഴുതുക വിദ്യാലയമുറ്റം പറഞ്ഞെ വിദ്യാലയമുറ്റം വിദ്യാലയത്തിൻറെ മുറ്റമാണോ വിദ്യാലയവും മുറ്റവുമാണോ വിദ്യാലയത്തിലുള്ള മുറ്റമാണോ മുറ്റമുള്ള വിദ്യാലയമാണോ വിദ്യാലയമുറ്റത്തിൻറെ ഏതാണ് option ഒന്ന് ഷൈജു വർക്കി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജോർജ് ഒന്ന് ഷൈജു വർക്കി വീണ്ടും പ്രായുന്നു ഒന്ന് വിദ്യാലയത്തിൻറെ മുറ്റം ശരിയാണോ yes very goog ഷൈജു വർക്കി correct ആണ് നമ്മടെ തലക്കകതെന്ത് ചെയ്യുന്നു സാധനം set ആണ് കരിന്തിരി രാവിലെ നമ്മള് പരിശപെട്ട് പോയതാണ് ഈ പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏതാണ് കരിയും തിരിയുമാണോ കാരിയാകുന്ന തിരിയാണോ കരിഞ്ഞ തിരിയാണോ തിരിയാകുന്ന കാരിയാണോ option one two three four ഇതിനകത്ത് ഏതാണ് കരിയും തിരിയും കാരിയാകുന്ന തിരി കരിഞ്ഞ തിരി തിരിയുടെ കരി ഞാൻ കൊറച്ചു speed ല് പറയുന്നുണ്ട് നമക് അത്രയും file ലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് cover ചെയ്യേണ്ടതുണ്ട് മക്കളൊന്നു നോക്കിക്കേ കരിഞ്ഞ തിരി കരിഞ്ഞ തിരിയെന്ന് സാജു വർക്കി എന്ത് ചെയ്തിറ്റുണ്ട് അടുത്ത് ഹെലൻ ജോസ ഹെലൻ ജൂസ mark ചെയ്തിട്ടുണ്ട് സാജു വർക്കി വീണ്ടും okayKKF ഒത്താൻ പോകുന്നു നമ്മടെ PS കരിഞ്ഞ തിരി yes very goog കരിഞ്ഞ തിരിയാന് എന്ത് ശരിയായ answer നീരറ്റ് വറ്റി വരണ്ട കൈചുള്ളികൾ ഈ പ്രയോഗം അമ്മയുടെ ഏത് അവസ്ഥയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നീരറ്റ് വറ്റി വരണ്ട വൈ കൈചുള്ളികൾ എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട്‌ അത് അമ്മയുടെ ഏത് അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് പ്രായാധിക്യമാണോ വെള്ളം മുഴുവൻ വറ്റിപോയി എന്നാണോ ചുള്ളി പോലെയുള്ള കൈകൾ എന്നാണോ വരണ്ട കൈകൾ എന്നാണോ ഇതിനകത്ത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് option ഒന്ന് option രണ്ട് option മൂന്ന് option നാല് വേഗം പറഞ്ഞെ ജോർജ് ഒന്ന് സൂസൻ ഒന്ന് സാജു വർക്കി ഒന്ന് ഫായിസ് ഒന്ന് ജോയ്‌ൽ സോജൻ മൂന്ന് okay പ്രായാധിക്യത്തെ കാണിക്കാനാണ് എന്ത് ചെയ്യുന്നതെന്നു ഈ ഒരു പ്രയോഗം നീരറ്റ് വറ്റി വരണ്ട കൈചുള്ളികൾ എന്ന് പറയുന്നത് okay set then next വിഗ്രഹിച്ച്‌ സമാസം നിർണയിക്കുക മൊഴിച്ചന്തം മൊഴിച്ചന്തത്തെ നമക് എങ്ങനെ വിഗ്രഹിക്കാം

വിൽ വിഗ്രഹിച്ചെഴുതി സമാസം നിർണയിക്കുക വൃത്യപണി കാലാഹി ഇങ്ങക്ക് അറിയാം വൃത്യൻറെ പണി വിത്യയുടെ പണി വൃത്യരുടെ പണി ഇതെല്ലം എന്താണ് വിത്യപണിയിൽ വരും കാലമാകുന്ന അതി പരീക്ഷയ്ക്ക് കാര്യമായി ചോദിക്കാൻ സാധ്യത ഉള്ള ഒന്നാണ് കാലാഹി ഓർമയിൽ വെച്ചേക്ക്‌ആ സംഗ്രാമം ആതീകം ആഹവം എന്നിവ ചുവടെ കൊടുത്തവയിൽ ഏതിന്റെ പര്യായമാണ് സംഗ്രാമം ആതീകം ആഹവം എന്നിവ ചുവടെ കൊടുത്തവയിൽ ഏതിന്റെ പര്യായമാണ് യുദ്ധം കുതിര ഗ്രാമം ഭയം ഒന്ന് രണ്ട് മൂന്നു നാല്